ഒരുപാട് ദിവസമായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ലായിരുന്നു. ഞാനൊരു യാത്രയിലായിരുന്നു ഒരു നീണ്ട യാത്രയിലായിരുന്നു. ആ എന്താണ് യാത്ര ആ ഹ് ഹ് നമുക്ക് ഒന്ന്

കുറേനാളുമുബൊക്കെപോയതു നമ്മള് ബൈക്കെടുത്തു പോയ് നമ്മള് വിദേശ രാജ്യങ്ങൾക്കൊക്കെ വിമാനയാത്രയൊക്കെ ചെയ്തിരുന്നു. വ്യത്യസ്തമായരീതിയില് ഒരു അഞ്ചുദിവസത്തെ കപ്പൽയാത്ര ഉണ്ട്. ന്യൂസിലാൻഡ് കാണാൻ.

ആ ആ ആ ഈ കപ്പൽയാത്ര എന്നുപറയുമ്പോൾ അവിടെ ഒരു ഇതുന്നു വെച്ചാല് നല്ലൊരു വേറൊരു യാത്രയുണ്ട് ഇപ്പോ സ്പീഡ്ബോട്ട് യാത്രയുണ്ട്

അവിടെന്താന്നുവെച്ചാല് നമ്മള് കറക്റ്റ് നമ്മള് സ്പീഡായിട്ട് നല്ല വണ്ടി ഡ്രൈവിങ്ങ് ഇപ്പൊ ഞാനവിടെ കേറിയപാടെ ബാണാസുരഡാമ് നമ്മളെ ഇവിടാണ് വയനാട് ബാണാസുര ഡാമാണ്. അവിടെഞങ്ങള് രാവിലെയിറങ്ങി കൃത്യായിട്ട് പോയാല് ആ രണ്ട് നാലുമണിക്കിറങ്ങി എത്തീട്ട് അവിടൊരു ആറുമണിക്ക് ആ കോടമഞ്ഞൊക്കെ അനുഭവിക്കാൻ പറ്റി.

കൃത്യായിട്ട് അവിടെത്തി അതുകഴിഞ്ഞിട്ട് നമ്മള് ഇങ്ങനെ ഓരോ സ്ഥലത്തക്ക് നീങ്ങുമ്പോൾ അതിന്റേടയിൽ കണ്ടതാണ് ബാണാസുര ഡാം . ഇവിടുന്ന് തന്നെ നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഒരു ആഹ് അതെ അതെ അതെ

കോസ്റ്റ്‌ലി കോസ്റ്റ്‌ലി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉള്ളത് കപ്പൽയാത്ര തന്നെയായിരിക്കും ഞാൻ കപ്പൽ യാത്ര തിരഞ്ഞെടുത്തത് വെത്യസ്ഥ രീതിയിൽ ഒന്ന്

കോസ്റ്റലി നോക്കീട്ടില്ല കോസ്റ്റലി അൽപ്പം കൂടുതലാണ് മറ്റുള്ളതിൽനിന്നും കാരണം എന്താന്നുവെച്ചാല്

എല്ലാ രീതിയിലും രണ്ടു ദിവസത്തെ യാത്ര ആഢംബരമായിട്ടുള്ള രീതിയിലായിരിക്കും കപ്പല് കൊണ്ടുവെക്കുന്നതു. ഞങളെ ഞങ്ങളെ കപ്പല് ഏകദേശം ഏഴുനിരയുള്ളകപ്പലായിരുന്നു. അപ്പൊ എല്ലാ രീതിയിലുമുള്ളസൗകര്യങ്ങള്മുള്ള ഒരു കപ്പലാവുമ്പോൾ അതിനനുസരിച്ചുള്ള കോസ്റ്റും ഉണ്ടാവു.

ഞാൻ നല്ലൊരു അനുഭവം ഞാൻ പറഞ്ഞുതരാം അനുഭവം അല്ല ഒരു സജഷൻ തരാം എന്താന്നുവെച്ചാല് ഞമ്മളെ ഒരുകുടുംബക്കാരുണ്ട് എന്താന്നുവെച്ചാല് മൂപ്പര് ഇത് ഏഹ് മൂപ്പരെ വർക്ക് അവിടാണ് ഏഹ് കപ്പലിലാണ്.ഒരു നൂറുനില നിലയുള്ള കപ്പലിലാണ്.

അതെ എത്രയോവരെ ഞമ്മള് വിചാരിക്കണേക്കാളും എളുപ്പം ഞാൻ നിലമ്പൂരിൽ നിക്കണേ ഇവിടെ ആ മലപ്പുറം എന്ത് പണക്കാടാണ് നിക്കണേ അ അവിടുന്ന് എത്രയോ മേൽമുറി എത്രയോദൂരാണ് എ അത്രേം ദൂരാണ് എന്ത് ഈ ഒരു കപ്പലുകിടക്കണേ അത്രേം ദുരാണ്. ഇപ്പം ഈയൊരു സദനത്തിനുള്ളില്എ എല്ലാത്തരം ബാറിനുബാറ് നേരെമറിച്ചു ഇനിയൊരു ക ക കളി കളിയയോട് അത്രേം അടിക്ഷൺ

അല്ലെങ്കിൽ ആ ആ സ്റ്റേഡിയം സ്റ്റേഡിയങ്ങളുണ്ട് അതേപോലെതന്നെ ഇഞ്ഞി വേ ആ നേരെ മറിച്ചു ഇഞ് ഒരു ഫുട്‌ബോൾ കോർട്ടാണ് ഏയ് ഫുട്‌ബോൾ കോർട്ട്

ഇപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ജിം എ ജിം എ ടീമിന് അവര്ക്ക് അവരുടേതായ ജിമ്മ് എന്താ ഐറ്റംസുകളുണ്ട് അത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും എസി എന്തിന് കൃത്യമായ എസി എല്ലാ സ്ഥലങ്ങളിലും എസി കൊടുക്കുക ഇഞി എവിടെയാണോ എസി വേണ്ടാത്തെ അതേപോലത്തെ ഇഞ്ഞി ചൂടാക്കാനുള്ള ആ ഞമ്മളെ ശരീരം ചുടാക്കാനുള്ള അത്തരത്തിലുള്ള ബാത്ത് കു കുളീടെ സിസ്റ്റംന്നൊക്കെ പറഞ്ഞാ കൃത്യായിട്ട് ഒരാൾക്കുള്ള റൂമൊന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നമ്മക്ക് ഒരു പ്രദാനമത്രിക്ക് കൊടുക്കുന്ന അതെ തരത്തിലുള്ള ഒരു ഫെസിലിറ്റിസ് വെച്ചിട്ടുള്ള പരിപാടിയാണ്ഇപ്പൊവിടെ ചെയ്യാൻപോണെ അപ്പമിവിടെ നടക്കുന്നെ എന്താന്നുവെച്ചാല് അത്രേം നല്ല ഫെസിലിറ്റിസ് നമുക്ക് കടൽ മാർഗമുള്ളയാത്ര എന്നുള്ളത് സേഫ്റ്റിആണോന്നു ചോദിച്ചാല് കടൽമാർഗമുള്ള യാത്രത്തിനെക്കുറിച്ചു ആലോചിക്കുമ്പോത്തന്നെ എന്റെ മനസിക്ക് വരാറുള്ളത് നമ്മുടെ ടൈറ്റാനിക് സിനിമയിത്തെ അവസ്ഥകളാണ് ഒരുപാട് സിനിമയില് ചിത്രീകരിക്കുന്നത് കടൽ മാർഗത്തിലുള്ള ഒരുപാട് ദുരന്തങ്ങളാണ് തിരഞ്ഞെടുക്കാൻ കാരണം അനുഭവിച്ചറിയണം എന്നുള്ളൊരു അത് ഒരു ടൈറ്റാ ആ ആ ഒരു രീതിയിലുള്ളേ ആ എന്തപറയുക സമീപനത്തോട് കൂടീട്ടാണ് അല്ല ശരിയാണ് ശരിയാണ് നമ്മടെ കാലഘട്ടത്ത്‌ ഒരുപാട് സേഫ്റ്റി കുറവുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തെ അതൊക്കെ ദുരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടിന്നു . അത് തീർത്തുംതെറ്റാണു ഞമ്മക്ക് കാരണം

ഞമ്മളിപ്പം സെലെക്റ്റ് ചെയ്യണിപ്പം റോഡ് മാർഗമുള്ള ഒരുയാത്ര ബുള്ള ഏത് വണ്ടിയില് പൂവാണെങ്കിലും അവടൊക്കെ ആയ അപകടങ്ങള് എത്രയോ ഈ ഈയൊരു കടൽമാർഗ്ഗത്തിലൂടെ പോവാണെങ്കിൽ എത്രയോ ശതമാനം ഇവിടെ കൂടുതലാണ്. അത്അതിനെവിലായിരിത്തീട്ട് അതൊക്കെ ഓരോരുത്തരുടെ ഭ ജീവിതങ്ങളിലുള്ള ആ ഓരോഎന്തു നിഘണ്ടുവിലെഴുതപ്പെട്ട കൃത്യമായ കാര്യങ്ങളാണ്. അവിടെ അപകടം നടക്കുവാ അല്ലങ്കിൽ ഒരുപാടിപ്പോ നമ്മളൊരു റെക്കോർഡ്എടുത്തൊരാളുണ്ടല്ലോ? എല്ലാ അപകടങ്ങളിൽനിന്നും രെക്ഷപെട്ടോരാളുണ്ട് ആ ആ ഓ ഓർമ്മ ശരിയാണെങ്കില് ഓസ്ട്രിയ ഭാഗത്താണ് അദേഹം ജീവിക്കണ് തോന്നുന്നു. എന്റൊക്കെ ഏറ്റവും വലിയ ഇൻസ്പറേഷൻ എന്താണെന്നോ അഭിലാഷ് ടോമീണ്ടല്ലോ ലോകം ചുറ്റാൻ വേണ്ടീട്ട് നമ്മടെ ഏഹ് കടലിലൂടെ പോയിട്ടുള്ള അപ്പൊ അദ്ദേഹം ആണെന്റെ ഏറ്റവും വലിയ ഇൻസ്പറേഷൻ എന്നുപറയണത്. പിന്നതുമാത്രല്ല

സ്വഭാവികമായിട്ടും ട്രാൻസ്പോർട്ടെഷൻ സ്വഭാവികമായിട്ടും മൂന്ന് ഭാഗങ്ങളായിട്ടുള്ളത് ഒന്ന് എയർ ഒന്ന് നമ്മുടെ കരയിലൂടെ ഒന്ന് അപ്പൊ ഈ എയറും കരയും ആണ് ഏഹ് അനുഭവിച്ച രീതിക്ക് ശേഷം കടൽമാർഗംകൂടി അനുഭവിച്ചുവരാനുള്ള രീതിയിൽ പുറപെട്ടുന്നുള്ളു

ആ പിന്നൊരു വെത്യസ്ഥ രീതിയെന്നുപറഞ്ഞാ എന്താച്ചാല് നമ്മള് എന്താണോ നമ്മള് ഈ കടലൂടെത്തന്നെ കടലന്നല്ല പൊഴയിലൂടെ ആ പോണേ കണ്ടിട്ടുണ്ട് പൊഴയിലൂടെ തന്നെ നമ്മള് ജാക്കറ്റൊക്കെയിട്ടിട്ടു അങ്ങനെപോവ ഒരുപാട് ദിവസങ്ങളിങ്ങനെ പോവന്നെ. ആ പിന്നീട് പിന്നീടെന്താണ് നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മുളെ ജാക്കറ്റിലുണ്ടാകും. അത്തരത്തിലുള്ള ജാക്കറ്റൊക്കെയായിരിക്കും അതെടുത്തിട്ട് അങ്ങനെപോവുക അതൊരുപാട്‌ദിവസം പോവുമ്പം ഞമ്മക്ക് ഞമ്മക്ക് തന്നെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാനുള്ള ഒരുമാർഗമായിട്ട് നിലവില് എല്ലാ എന്ത് സൈക്കോളജി ഡോക്റ്റേഴ്സും അ അ കണ്ടുവരുന്നൊരു മാർഗ്ഗണ് ഞമ്മള് തനിച്ചൊരു കാര്യങ്ങൾക്ക് ഹ് അവരെ ഏർപെട്ടുവിടുകാന്നുപറഞ്ഞാല് അതെയതെ അതെ പിന്നീട് എന്താണ് യാത്രാ വിശേഷങ്ങളുമായി ബദ്ധപ്പെട്ടു വേറെന്താ പറയാനുള്ളത്. അവസാനമായിട്ട് ഇപ്പൊ എങ്ങട്ടാണ് യാത്രപോയത് നമ്മള് പോയിന്ശേഷം അപ്പോൾ അയി ഞാനിപ്പൊരു ചെറിയൊരു ട്രിപ്പ് ഉദ്ദേശിച് എന്താന്നുവെച്ചിട്ടെങ്കില് ഈ നടത്തങ്ങള് എല്ലാവരുയെന്തുചെയ്യനുണ്ട് നടക്കുണ്ട് എന്നതിലുപരി ആ ആ എല്ലാരുംനടക്കാ നടക്കന്നുപരി നമ്മള് ഉദ്ദേശിച്ച എന്താ ചേയ്യേണ്ടെങ്കില്

നമ്മളെ കുട്ടികളെയൊക്കെ ഒക്കത്തിട്ടിട്ട് എന്തുചെയ്യാ അത്രെയും ഭാരംവഹിച്ചിട്ട് നടക്കാനുള്ളതാണ്. എ ആ ഒരു രീതി നമ്മള് പുതിയ ടെസ്റ്റ് ചെയ്‌തുണ്ട്. ആ എന്തായാലും ഉശാറാവട്ടെ ഞാൻ എന്തായാലും ന്യൂസിലാൻഡ് എത്തീട്ട് മറ്റ് വിവരങ്ങളുമായിട്ട് വീണ്ടും വിളിക്കണ്ട് ശരിയെന്ന.